ഉബുണ്ടു സോഫ്റ്റ്വെയർ സെന്റെറിനെ കുറിച്ചുള്ള സ്പൊകെൻ റ്റുറ്റൊരിയലിലെക് സ്വാഗതം ഈ റ്റുറ്റൊരിയലിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിച്ച് ഡൌൺലോഡ് ഇൻസ്റ്റോൾ അപ്ഡേറ്റ് കൂടാതെ സോഫ്റ്റ്വെയർ ഉബുന്റു ഓപ്പറേറ്റിംഗ് Systemത്തിൽ അൺഇൻസ്റ്റോൾ ചെയ്യുന്നത്
എന്താണ് ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ
ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്
ഇവ താങ്കൾക്ക് തിരയാൻ ഡൌൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റോൾ ചെയ്യാൻ അപ്ഡേറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റോൾ ചെയ്യാൻ ഉപയോഗിക്കാം ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ റിവ്യൂ കൂടാതെ ഓരോ സോഫ്റ്റ്വെയറിന്റേയും റേറ്റിംഗുകൾ ലിസ്റ്റ് ചെയ്യുന്നു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിന്റെ വിവരങ്ങൾ കിട്ടുന്നു
ഇത് സോഫ്റ്റ്വെയർ ഹിസ്റ്ററിയുടെ റെക്കോർഡ് സൂക്ഷിക്കുന്നു ഈ റ്റുറ്റൊരിയലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ അതിൽ ഉബുണ്ടുവിന്റെ 1110 പതിപ്പ് ഈ റ്റുറ്റൊരിയൽ തുടങ്ങുന്നതിന് നിങ്ങൾ ഇന്റെർനെറ്റുമായി ഘടിപ്പിചിരിക്കണം
സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്യാൻ ഒന്നുകിൽ സിസ്റ്റം അടമിനിസ്ട്രെടർ ആകണം അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഉണ്ടാകണം
Launcherൽ നിന്ന് ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഉബുന്റു സോഫ്റ്റ്വെയർ Centerന്റെ വിൻഡോ കാണും
ഇൻസ്റ്റോൾ ചെയ്ത എല്ലാ സൊഫ്റ്റ്വെയരുകലും കൂടാതെ ഹിസ്റ്ററി ബട്ടണുകളും വിണ്ടോയുടെ ഇടതു മുകളിൽ കാണാം
സെർച്ച് ചെയ്യാനുള്ള ഫീൽഡ് മുകളിൽ വലതു മൂലയിൽ കാണാം
ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ വിൻഡോ 2 പാനലുകളായി വിഭജിച്ചിരിക്കുന്നു
ഇടതു പാനൽ സോഫ്റ്റ്വെയർ കാറ്റെഗറിയുടെ ലിസ്റ്റ് കാണിക്കുന്നു
വലതു പാനൽ വാട്ട്സ് ന്യൂ കൂടാതെ ടോപ്പ് റേറ്റഡ് കാണിക്കുന്നു
വാട്ട്സ് ന്യൂ പാനൽ പുതിയതായി വന്നിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കാണിക്കുന്നു ടോപ്പ് റേറ്റഡ് പാനൽ കൂടുതൽ ഉപഭോക്താക്കളും കൂടാതെ കൂടുതൽ ഡൌൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയറിന്റെ ലിസ്റ്റ് കാണിക്കുന്നു
കാറ്റെഗറി അനുസരിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ ബ്രൌസ് ചെയ്യാം
ഇടതു പാനലിൽ നിന്ന് ഇന്റർനെറ്റ് ക്ലിക്ക് ചെയ്യുക
ഇന്റർനെറ്റ് സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റും കൂടാതെ ഇന്റർനെറ്റ് ക്യാറ്റെഗറിയിൽ ഉയർന്ന റേറ്റിംഗ് ഉള്ള സോഫ്റ്റ്വെയർ ലിസ്റ്റും കാണിക്കുന്നു
ശ്രദ്ധിക്കുക ചില സോഫ്റ്റ്വെയറുകൾക്ക് ടിക്ക് മാർക്കോടു കൂടിയ സർക്കിൾ ഉണ്ട്
ഇത് കാണിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നേരത്തെ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് എന്നാണ്
ഇന്റർനെറ്റ് ക്യാറ്റെഗറിയിലുള്ള കൂടുതൽ സോഫ്ട്വെയറുകൾ കാണാൻ ആൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഇന്റർനെറ്റ് എന്ന ക്യാറ്റെഗറിയിൽ ലഭ്യമായ എല്ലാ സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റും വിൻഡോയിൽ ഉണ്ട്
സോഫ്റ്റ്വെയറുകളെ ബി നാമെ ബി ടോപ്പ് റേറ്റഡ് കൂടാതെ ബി ന്യൂവെസ്റ്റ് ഫർസ്റ്റ് എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരംതിരിക്കാം
മുകളിൽ വലതു മൂലയിൽ ഉള്ള ഡ്രോപ്പ് ഡൌണിൽ ക്ലിക്ക് ചെയ്യുക
ലിസ്റ്റിൽ നിന്നും ബി ടോപ്പ് റേറ്റഡ് തിരഞ്ഞെടുക്കുക
ഇന്റർനെറ്റ് സോഫ്റ്റ്വെയർ പ്രധാന്യ ക്രമത്തിൽ അടുക്കിയിരിക്കുന്നു
നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള മുഴുവൻ സോഫ്റ്റ്വെയറുകളുടേയും ലിസ്റ്റ് കാണാൻ ഇൻസ്റ്റാൾഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സോഫ്റ്റ്വെയർ ക്യാറ്റെഗറി കാണാം
സൌണ്ട് കൂടാതെ Videoയ്ക്ക് മുൻപിലുള്ള ചെറിയ ത്രികോണ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൌണ്ട് കൂടാതെ Videoയ്ക്ക് ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ലിസ്റ്റ് കാണാം നമുക്ക് ആൽ സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്യാം കൂടാതെ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് പ്രൊവൈഡഡ് ബി ഉബുന്റു തിരഞ്ഞെടുക്കാം ഉബുണ്ടു നല്കുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളും ലിസ്റ്റ് ചെയ്യപെടുന്നു നമുക്കിപ്പോൾ വിഎൽസി മീഡിയ പ്ലേയർ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്യാം
വിണ്ടോയുടെ വലതു മുകളിലുള്ള സെർച്ച് ബോക്സിൽ വിഎൽസി എന്ന് ടൈപ്പ് ചെയ്യുക
വിഎൽസി മീഡിയ പ്ലേയർ കാണാം
Installൽ ക്ലിക്ക് ചെയ്യുക
അതെന്റിക്കേഷൻ ഡയലോഗ് ബോക്സ് വരുന്നു
സിസ്റ്റം പാസ്സ്വേർഡ് കൊടുക്കുക
Authenticateൽ ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രസ്സ് ബാർ നോക്കുക അത് വിഎൽസി ഇൻസ്റ്റോൾ ചെയ്യുന്നത് സൂചിപ്പിക്കുന്നു
ഇൻസ്റ്റല്ലെഷൻ എന്നത് ഇൻസ്റ്റോൾ ചെയ്യണ്ട പാക്കേജിന്റെ എണ്ണവും സൈസും ആശ്രയിച്ചിരിക്കുന്നു
മുകളിലുള്ള ബട്ടൺ പുരോഗതി സൂചിപ്പിക്കുന്നു
ഇൻസ്റ്റല്ലെഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റ് ആപ്പ്ളിക്കേഷൻസും ഉപയോഗിക്കാം
ഒരിക്കൽ വിഎൽസി ഇൻസ്റ്റോൾ ചെയ്താൽ അതിനു നേരെ ഒരു ടിക്ക് മാർക്ക് കാണാം
വലതു വശത്ത് റിമൂവ് ബട്ടൺ കാണിച്ചിരിക്കുന്നു
നിങ്ങൾക്ക് വിഎൽസി അൺഇൻസ്റ്റോൾ ചെയ്യണമെങ്കിൽ വെറുതെ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇതു പൊലെ നിങ്ങൾക്ക് മറ്റ് എല്ലാ സോഫ്റ്റ്വെയർ പാക്കേജുകളും സെർച്ച് ചെയ്തു ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് നമുക്ക് ഹിസ്റ്ററി ഒന്ന് നോക്കാം ഇത് നമ്മളെ നമ്മൾ വരുത്തിയ മാറ്റങ്ങളും ഇൻസ്റ്റല്ലെഷൻ അപ്ഡേയ്റ്റുകൾ കൂടാതെ സോഫ്റ്റ്വെയറുകൾ മാറ്റിയതും കാണിക്കുന്നു
ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക
ഹിസ്റ്ററി ഡയലോഗ് ബോക്സ് കാണാം
ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങളിൽ ഇൻസ്റ്റലേഷൻസ് അപ്ഡേറ്റ്സ് കൂടാതെ റിമൂവൽസ് കാണാം
ആൽ Changesൽ ക്ലിക്ക് ചെയ്യുക വരുത്തിയ മാറ്റങ്ങളുടെ ലിസ്റ്റ് അതായതു ഇൻസ്റ്റലേഷൻസ് അപ്ഡേറ്റ്സ് കൂടാതെ റിമൂവൽസ് കാണാം
സ്ഥിര അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്ത സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യാം
Ubuntuനെ കുറിച്ചും ഉബുന്റു സോഫ്റ്റ്വെയർ Centerനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഉബുണ്ടു വെബ്സൈറ്റിൽ ലഭ്യമാണ്
ഇത് നമ്മെ ഉബുന്റു സോഫ്റ്റ്വെയർ Centerനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു
ഈ റ്റുറ്റൊരിയലിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിക്കാം എന്നാണ് കൂടാതെ നമ്മൾ പഠിച്ചു ഉബുണ്ടു ഓപ്പറേറ്റിങ്ങ് സിസ്റ്റത്തിൽ എങ്ങനെ ഡൌൺലോഡ് ഇൻസ്റ്റോൾ അപ്ഡേറ്റ് കൂടാതെ അൺ ഇൻസ്റ്റോൾ ചെയ്യാം എന്ന് ഇതാ നിങ്ങൾക്കായുള്ള ഒരു അസൈൻമെന്റ് ഉബുന്റു സോഫ്റ്റ്വെയർ സെന്റർ ഉപയോഗിച്ച് തണ്ടർബേർഡ് ഡൌൺലോഡ് ചെയ്തു ഇൻസ്റ്റോൾ ചെയ്യുക താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക
അത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു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
സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ഷൊപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contactspoken tutorialorg സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിൻ തുണക്കുന്നത് നാഷണൽ മിഷൻ ഓണ് എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്പോക്കൺ ഹൈഫൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈഫൻ Introയിൽ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ
ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി